ആ അത് നിനക്ക് അറിയാവുന്നെ തന്നെയല്ലേടാ എ കണ്ണൂരില് ഏഹ് ഈ പുതിയ കാര്യമൊന്നുമല്ലല്ലോ അതേ എന്താണ് സംഭവം എന്താണ് മനുഷ്യന് ഒരു വിലയുമില്ലടോ എടാ നീ നീ ഇത് ഏത് ഏത് നാട്ടിലാ ജീവിക്കുന്നത് നിനക്ക് അറിയാവുന്നതല്ലേ കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു പാർട്ടിയുടെ പേരിൽ ഒരാളെ കൊല്ലുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എടാ ഇത് ഈ പ്രാവശ്യം പാർട്ടിയുടെ പേരിലല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേന് പക വീട്ടിയതല്ലേ അതെന്നെ എന്നാലും കഴിഞ്ഞപ്രാവശ്യം പാർട്ടിയുടെ പേരിൽ ഒരുത്തനെ കൊന്നു അതിങ്ങനെ പക വീട്ടൽ അങ്ങോട്ടുമിങ്ങോട്ടും പക വീട്ടി മനുഷ്യൻ്റെ ജീവനല്ലേ തീരുന്നെ ആരോട് പറയാനാട ഇതൊക്കെ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ നമ്മള് ഇവിടെ സിപിഎമ്മിൻ്റെ ഒരാളെ ആരെങ്കിലും തൊട്ടാ അതിനുപകരം വെട്ടിയില്ലെങ്കിലേ എന്നാ അത്ഭുതമുള്ളൂ വെട്ടുവാന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. എടാ നീയൊക്കെ കാര്യം ചിന്തിക്കണം നീയൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടികാരനല്ലേ ഞാൻ പറയുന്നതേ നിന്നെപ്പോലത്തെ ആൾക്കാരിങ്ങനെ വെറുതെയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ മരിച്ചു വീഴാനും കുറെ ആൾക്കാര് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ നേതാവായിട്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കാനും ഇതല്ലല്ലോ രാഷ്ട്രീയം

ഈ ഇവര് ഒന്നു വെട്ടുമ്പോ അതിന് തിരിച്ച് രണ്ടെണ്ണം ആയിട്ട് നമ്മളങ്ങോട്ട് വെട്ടിയില്ലെങ്കിലേ നമ്മള് ശുംഭന്മാരായി പോവും നമ്മള് മണ്ടന്മാരാന്ന് കരുതിയിട്ടേ പിന്നെ പാർട്ടിയില് ഇപ്പോ നിലവിലുള്ള മെമ്പർമാരൊക്കെ കി ഏഹ് പാർട്ടി മാറാൻ തുടങ്ങും. ഉം സ്വാഭാവികമായിട്ടും ഇപ്പം കുറെ ആൾക്കാര് അങ്ങോട്ടുമിങ്ങോട്ടും കയ്യും കാലും ഒക്കെ മ എന്താ പറയാ മാറിയ കണക്ക് അതായത് ഇപ്പം ഏഹ് പാർട്ടിയുടെ അവസാന ഘട്ടത്തിലെത്തുന്ന സമയത്ത് ആ അങ്ങോട്ടേക്ക് ചായുക ഇങ്ങോട്ടേക്ക് ചായുക ഇതൊക്കെ നല്ല സ്വഭാവമല്ലല്ലോ ഇതൊക്കെ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് ആ പാർട്ടിയിൽ തന്നെ വിശ്വസിച്ച് ആ പാർട്ടിയുടെ കൂടെനിന്ന് പ്രവർത്തിക്കാന്നുള്ളതല്ലേ നല്ലത് എടാ അതന്നെയാ ഞാൻ പറയുന്നേ ഇപ്പോ നമ്മുടെ പാർട്ടിയിലെ ഒരു മെമ്പറിനെ അപ്പുറത്തെ പാർട്ടിയിലെ ആളുകള് കൊന്നാല് നമ്മളതിന് പ്രതികാരം ചോദിച്ച് അതിന് വേണ്ട കാര്യങ്ങള് ചെയ്തില്ലെങ്കില് പാർട്ടിയില് പിന്നെ മെമ്പർമാരുണ്ടാവില്ല ഓർക്ക് ഒക്കെ പേടിയാവും ഓ ഓര്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാണ്ടായി പോകുമെന്ന് അല്ല സ്വാഭാവികമായിട്ടും ഇപ്പോ ഈ പാർട്ടിക്ക് പാർട്ടിയിൽനിന്ന് ആൾക്കാര് മാറണത് എന്താന്ന് വെച്ചാലേ എനിക്ക് തോന്നുന്നത് ഇവര് ഇപ്പം പാർട്ടിയിൽ നിന്നും നേതാക്കന്മാര് കൊടുക്കുന്ന ഓഫറും അതായത് ഇപ്പം

ചിലപ്പോ പറയും നിങ്ങള് ഇങ്ങനെ ചെയ്തുകഴിഞ്ഞാൽ നിങ്ങള് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങള് നാളത്തെ ഒരു എംഎൽഎ ആക്കാം അല്ലേൽ നാളത്തെ ഒരു മെമ്പറാക്കാം എന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ട് അണികളത് ചെയ്യുന്നതല്ലേ അപ്പോ ഇതേ പോലത്തെ ഓഫറ് മറ്റുള്ള പാർട്ടികൾ കൊടുക്കുമ്പോ അങ്ങോട്ടേക്ക് പോകുന്നു അപ്പോ ഒരു നല്ല ഒരു കരുത്ത് ഉറപ്പുള്ള ഒരു പ രാഷ്ട്രീയ പാർട്ടികാരന് അല്ലാത്തവന് സ്വാഭാവികമായിട്ടും കൂറുമാറി കൊണ്ടിരിക്കുന്നു അതല്ലേ സംഭവിക്കുന്നത്? എടാ കൂറു മാറുന്നത് എൻ്റെ ഒരു ഏഹ് കാഴ്ചപ്പാടില് ഏഹ് ഒന്ന് നീ പറഞ്ഞത് ശരിയാന്ന് ആ ആളുകൾക്ക് ഇങ്ങനെ പദവി കൊടുക്കാന്ന് പറയുമ്പോ ഒര് പോവും അത് സ്വാഭാവികമാണ് എന്നാ കൂടുതലായിട്ടും അതല്ല ആളുകൾക്ക് പിന്നെ ഓര് അർഹിക്കുന്ന ഒരു വാല്യൂ ഒരു സ്ഥാനം കൊടുക്കുവാ അത് അതായത് അവരുടെ നമ്മുടെ പാർട്ടിയിലാ ഒരു മെമ്പർമാർക്കും അവരുടെ ജീവന് വാല്യൂ ഉണ്ടെന്ന് തോന്നിപ്പിക്കുക എങ്ങനെ

ഏ നമ്മുടെ പാർട്ടിക്കാരെ തൊടുന്നതിന് മുൻപ് പത്തുവട്ടം ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതി എതിർ പാർട്ടിക്കാർക്ക് ഉണ്ടാക്കുക അതൊക്കെയാണ് ഞങ്ങളുടെ രീതി ഞങ്ങളുടെ അങ്ങനെ ചെയ്യൽ

അവര് അവർക്കുവേണ്ട നേട്ടങ്ങൾ പലപ്പോഴും നേടിയെടുത്തതിനുശേഷം വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പുതിയ വാഗ്ദാനങ്ങളുമായിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നു വീണ്ടും രാഷ്ട്രീയ പാർട്ടി പാർട്ടിയുടെ പേരിൽ വീണ്ടും അധികാരത്തിൽ വരുന്നു ഇതൊക്കെ തന്നെയാണല്ലോ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഈ രാഷ്ട്രീയമിന്ന് പലപ്പോഴും അങ്ങനെയായിട്ടാണ് തീരുന്നത് ഉം

അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ നമ്മളീ പടത്തിലൊക്കെ കണ്ടിട്ടില്ലേ നീ ഈ നമ്മടെ ലാലേട്ടൻ പറയുന്നത് കേട്ടിട്ടില്ലേ ഈ രാഷ്ട്രീയപ്രവർത്തനംന്ന് പറഞ്ഞാല് അത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമല്ല വല്ല്യ കള്ളനും ചെറിയ കള്ളനും തമ്മിലുള്ള പോരാട്ടമാ അതേമാതിരിയാ ഇവിടെ എല്ലാം കള്ളന്മാരാടാ ഈ രാഷ്ട്രീയത്തില് എല്ലാവരും കള്ളന്മാരാ അതില് കുറച്ചെങ്കിലും നന്മ നല്ല ആ ചെയ്യുന്ന അങ്ങനത്തെ ആളുകളെ നോക്കി നമ്മള് സപ്പോർട്ട് ചെയ്യും നമ്മുടെ പാർട്ടി അങ്ങനെയാണ്. ഉം സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ളത് ഇനി വരുന്ന രാഷ്ട്രീയ തലമുറ എന്നുള്ളത് പുതിയ യുവാക്കളെ വാർത്തെടുക്കണം അതായത് സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി നന്മയുടെ പേരിൽ പോരാടുന്ന രാഷ്ട്രീയ പാർട്ടികളായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആ ആ നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുവാണ് ഇപ്പോഴും നമ്മുടെ ഈ കേരളത്തില് എല്ലാ കേരളത്തിൽന്നല്ല ഇന്ത്യയിൽ മൊത്തത്തില് ഈ വയസ്സന്മാര് ഓർക്ക് എന്താ അ കണ്ണ് കാണൂല പറഞ്ഞാൽ കേക്കൂല എന്താ നടക്കാൻ പറ്റൂല നിക്കാൻ പറ്റൂല എങ്കിലും ഒരെന്ന മന്ത്രിമാര് പ്രധാനപ്പെട്ട പോസ്റ്റിലുള്ള ആൾക്കാര് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കള് അങ്ങനെ നിക്കുവാന്ന്